പ്രിയപ്പെട്ട ജനങ്ങളേ മൻ കീ ബാത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു
രാജ്യത്തിലെ യുവാക്കൾ ജ്വലിക്കുന്ന ആവേശമുള്ള രാജ്യസ്നേഹവും സേവനമനോഭാവമുൾക്കൊണ്ട് യുവാക്കൾ
അവരെ നിങ്ങൾക്കറിയില്ലേ
എല്ലാ വർഷവും നവംബർ മാസത്തിലെ നാലാമത്തെ ഞായറായഴ്ച എൻസിസി ദിനമായി ആഘോഷിക്കപ്പെടുന്നു
സാധാരണയായി നമ്മുടെ യുവ തലമുറയ്ക്ക് ഫ്രണ്ട്ഷിപ് ദിനം മിക്കവാറും ഓർമ്മയുണ്ടാകും
എന്നാൽ വളരെയധികം പേർക്ക് എൻസിസി ദിനവും അത്രതന്നെ ഓർമ്മയുണ്ടാകും
അതുകൊണ്ട് നമുക്കിന്ന് എൻസിസിയെക്കുറിച്ചു സംസാരിക്കാം
എനിക്കും ചില ഓർമ്മകൾക്ക് പുതുമ പകരാൻ ഈ അവസരം ഉപകരിച്ചേക്കും
ആദ്യമായി മുൻ എൻസിസി കേഡറ്റുകൾക്കും ഇപ്പോഴത്തെ എൻസിസി കേഡറ്റുകൾക്കും എൻസിസി ദിനത്തിന്റെ അനേകമനേകം ശുഭാശംസകൾ നേരുന്നു
കാരണം ഞാനും നിങ്ങളെപ്പോലെ ഒരു കേഡറ്റായിരുന്നു ഇന്നും മനസ്സുകൊണ്ട് സ്വയം കേഡറ്റായി കണക്കാക്കുന്നു
എൻസിസി എന്നാൽ നാഷണൽ കേഡറ്റ് കോർ എന്ന് നമുക്കെല്ലാമറിയാം
ലോകത്തിലെ യൂണിഫോമണിഞ്ഞ സംഘടനകളിൽ ഏറ്റവും വലിയ ഒന്നാണ് ഭാരതത്തിലെ എൻസിസി
ഇതൊരു ത്രിതല സേവന സംഘടനയാണ്
ഇതിൽ സൈന്യം നാവികസേന വായുസേന എന്നീ മൂവരും ചേരുന്നു
നേതൃത്വം ദേശഭക്തി സ്വാർഥരഹിതസേവനം അനുസരണ കഠിനാധ്വാനം തുടങ്ങിയവയെല്ലാം സ്വന്തം സ്വഭാവത്തിന്റെ ഭാഗമാക്കുക സ്വന്തം സ്വഭാവം രൂപപ്പെടുത്താനുള്ള രോമാഞ്ചപ്പെടുത്തുന്ന യാത്രയെന്നാണ് എൻസിസിയെ പറയാനാവുക
ഈ യാത്രയെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ കൂടി പറയാൻ എൻസിസിയിൽ തങ്ങളുടെ സ്ഥാനമുറപ്പിച്ച ചില യുവാക്കൾ കൂടെയുണ്ട് വരൂ അവരോട് ഫോണിൽ സംസാരിക്കാം
സുഹൃത്തുക്കളേ നിങ്ങൾക്കേവർക്കും സുഖമാണോ
ജയ് ഹിന്ദ് പ്രധാനമന്ത്രി ജീ
ജയ് ഹിന്ദ്
സർ ഞാൻ ജൂനിയർ അണ്ടർ ഓഫീസർ തരന്നും ഖാൻ ആണ്
തരന്നും താങ്കൾ എവിടെയുള്ള ആളാണ്
ഞാൻ ദില്ലിയിൽ താമസിക്കുന്ന ആളാണു സർ
ശരി എൻസിസിയിൽ ചേർന്നിട്ട് ഇത്രയും കാലം എന്തെല്ലാം അനുഭവങ്ങളാണുള്ളത്
സർ ഞാൻ 2017 ൽ എൻസിസിയിൽ ചേർന്നു
ഈ കഴിഞ്ഞ മൂന്നു വർഷങ്ങൾ എന്റെ ജീവിതത്തിലെ ഏറ്റവു നല്ല വർഷങ്ങളാണ്
ആഹാ അതുകേട്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നു
സർ എന്റെ ഏറ്റവും നല്ല അനുഭവം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പിൽ പങ്കെടുത്തതാണ്
ഞങ്ങളുടെ ആ ക്യാമ്പ് ആഗസ്റ്റിലാണു നടന്നത് അതിൽ വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലെ കുട്ടികളാണ് വന്നിരുന്നത്
കേഡറ്റുകൾക്കൊപ്പം ഞങ്ങൾ 10 ദിവസം കഴിഞ്ഞു
ഞങ്ങൾ അവരുടെ ജീവിതരീതി കണ്ടുപഠിച്ചു
അവരുടെ ഭാഷയെന്താണെന്നു മനസ്സിലാക്കി
അവരുടെ പാരമ്പര്യം അവരുടെ സംസ്കാരം തുടങ്ങിയ പല കാര്യങ്ങളും അവരിൽ നിന്ന് പഠിക്കാനായി
ഉദാഹരണത്തിന് വൈസോം വൈസോം എന്നാൽ ഹലോ എന്നാണ് അതുപോലെതന്നെ ഒരു സാംസ്കാരിക രാവ് സംഘടിപ്പിക്കയുണ്ടായി
അതിനോടനുബന്ധിച്ച് അവർ തങ്ങളുടെ ഡാൻസ് പഠിപ്പിച്ചു അവരുടെ ഡാൻസിന് തേഹരാ എന്നാണ് പറയുന്നത്
അവർ എന്നെ മേഖലാ അണിയാൻ പഠിപ്പിച്ചു
അതണിഞ്ഞാൽ ഞങ്ങൾ ദില്ലിക്കാരും നമ്മുടെ നാഗാലാൻഡിൽ നിന്നുള്ള സുഹൃത്തുക്കളുമെമെല്ലാം നല്ല സുന്ദരികളായിരുന്നു
ഞങ്ങൾ അവരെ ദില്ലി ദർശൻ പരിപാടിക്ക് കൊണ്ടുപായി
അവരെ ദേശീയ യുദ്ധ സ്മാരകത്തിലും ഇന്ത്യാ ഗേറ്റും കൊണ്ടുപേയി കാണിച്ചു
അവിടെ വച്ച് അവർക്ക് ദില്ലിയിലെ ചാഠ് കഴിക്കാൻ കൊടുത്തു ഭേൽ പൂരി കഴിപ്പിച്ചു
അതവർക്ക് അൽപം എരിവുള്ളതായി തോന്നി
കാരണം അവർ പറഞ്ഞതനുസരിച്ച് അവർ കൂടുതലും സൂപ് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ ആവിയിൽ വേവിച്ച പച്ചക്കറി കഴിക്കുന്നു
അതായത് അവർക്ക് ഭക്ഷണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല
അതുകൂടാതെ അവരോടൊപ്പം ഫോട്ടോകളെടുത്തു അനുഭവങ്ങൾ പങ്കുവച്ചു
നിങ്ങൾ അവരുമായുള്ള ബന്ധം നിലനിർത്തുന്നുണ്ടോ
ഉവ്വ് സർ ഞങ്ങൾ അവരുമായി ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്
ശരി നന്നായി
ഉവ്വ് സർ
ആരാണ് കൂടെയുള്ളതിപ്പോൾ
ജയ് ഹിന്ദ് സർ
ജയ് ഹിന്ദ്
ഞാൻ സീനിയർ അണ്ടർ ഓഫീസർ ഹരി ജി വി സംസാരിക്കുന്നു
ഞാൻ കർണ്ണാടകയിൽ ബംഗളൂരു നിവാസിയാണ് സർ
എവിടെയാണ് പഠിക്കുന്നത്
സർ ബംഗളൂരുവിൽ ക്രിസ്തുജയന്തി കോളജിൽ
കൊള്ളാം ബംഗളൂരുവിൽതന്നെയാണ്
അതെ സർ
പറയൂ എന്തു വിശേഷമുണ്ട്
സർ ഞാൻ ഇന്നലെയാണ് സിംഗപ്പൂരിൽ നടന്ന യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് മടങ്ങിയെത്തിയത്
ആഹാ നന്നായി
ഉവ്വ് സർ
അതായത് സിംഗപ്പൂരിൽ പോകാനൊരു അവസരം കിട്ടി
ഉവ്വ് സർ
സിംഗപ്പൂർ യാത്രയുടെ അനുഭവങ്ങൾ പറയൂ
അവിടെ ആറു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് വന്നത്
യൂണൈറ്റഡ് കിംഗ്ഡം യൂണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സിംഗപ്പൂർ ബ്രൂണൈ ഹോംഗ്കോംഗ് പിന്നെ നേപ്പാളും
അവിടെ ഞങ്ങൾ പഠിച്ചത് ആയോധന മുറകളും ഇന്റർ നാഷണൽ മിലിട്ടറി ഏക്സർസൈസുകളുമായിരുന്നു
അവിടെ ഞങ്ങളുടെ പ്രകടനം കുറച്ച് വേറിട്ടതായിരുന്നു സർ
ഞങ്ങളെ വാട്ടർ സ്പോർട്സും സാഹസിക പ്രവർത്തനങ്ങളും പഠിപ്പിച്ചു
വാട്ടർ പോളോ ടൂർണമെന്റിൽ ഇൻഡ്യയുടെ ടീം വിജയിക്കുകയും ചെയ്തു സർ
സാംസ്കാരിക പരിപാടികളിൽ ഞങ്ങൾ ഓവറോൾ പെർഫോർമൻസ് കാഴ്ചവച്ചു സർ
ഞങ്ങളുടെ ഡ്രില്ലും വേർഡ് ഓഫ് കമാൻഡും അവർക്ക് വളരെ മികച്ചതായി തോന്നി സർ
നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ഹരീ
20 പേരുണ്ടായിരുന്നു സർ
10 ആൺ കുട്ടികളും 10 പെൺ കുട്ടികളും
ഇത് ഭാരതത്തിലെ പല പല സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നിരിക്കും
അതെ സർ
ശരി ഹരിയുടെ സുഹൃത്തുക്കളെല്ലാം യാത്രാനുഭവങ്ങൾ കേൾക്കാൻ കാത്തിരിക്കയാകും
എനിക്ക് വളരെ നന്നായി തോന്നി
കൂടെ വേറെ ആരുണ്ട്
ജയ് ഹിന്ദ് സർ
ജയ് ഹിന്ദ്
ഞാൻ സീനിയർ അണ്ടർ ഓഫീസർ വിനോൽ കിസോ ആണ് സർ
ഞാൻ നോർത്ത് ഈസ്റ്റേൺ റീജിയൺ നാഗാലാന്റ് സംസ്ഥാനത്തുനിന്നാണ് സർ
ങാ വിനോൽ പറയൂ യാത്രാനുഭവങ്ങൾ
സർ ഞാൻ ജഖാമയിലുള്ള ഓടോണമസ് കോളജ് സെന്റ് ജോസഫ്സിൽ പഠിക്കുന്നു
ഹിസ്റ്ററി ഓണർസ്
ഞാൻ 2017 ൽ എൻസിസിയിൽ ചേർന്നു
അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നല്ല തീരുമാനമായിരുന്നു സർ
എൻസിസി കാരണം ഭാരതത്തിലെ എവിടെയെല്ലാം പോകാൻ അവസരം ലഭിച്ചു
ഞാൻ എൻസിസിയിൽ ചേർന്ന് പല കാര്യങ്ങൾ പഠിച്ചു
അവസരങ്ങളും വളരെയധികം ലഭിച്ചു
എന്റെ ഒരു അനുഭവം അങ്ങയുമായി പങ്കുവയ്ക്കാനാഗ്രഹിക്കുന്നു
ഞാൻ ഈ വർഷം 2019 ജൂൺ മാസത്തിൽ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു കംബൈൻഡ് ആന്വൽ ട്രെയിനിംഗ് ക്യാമ്പ്
അത് നടന്നത് കൊഹിമയിലെ സാസോലീ കോളജിലായിരുന്നു
ഈ ക്യാമ്പിൽ 400 കേഡറ്റുകൾ പങ്കെടുത്തു
ഭാരതത്തിൽ മറ്റെവിടെയെല്ലാം പോയി എന്തെല്ലാം കണ്ടു എന്നെല്ലാം അറിയാൻ നാഗാലാന്റിലെ സുഹൃത്തുക്കൾ അറിയാനാഗ്രഹിക്കുന്നുണ്ടാകും
ആ യത്രാനുഭവങ്ങളെല്ലാം നിങ്ങൾ അവരുമായി പങ്കിടാറുണ്ടോ
ഉവ്വ് സർ
മറ്റാരാണ് കൂടെയുള്ളത്
ജയ് ഹിന്ദ് സർ ഞാൻ ജൂനിയർ അണ്ടർ ഓഫീസർ അഖിൽ ആണ് സർ
അഖിൽ പറയൂ
ഞാൻ ഹരിയാണയിലെ രോഹ്തക് നിവാസിയാണു സർ
ഞാൻ ദില്ലിയിലെ ദയാൽ സിംഗ് കോളജിൽ ഫിസിക്സ് ഓണേഴ്സിനു പഠിക്കുന്നു സർ
എനിക്ക് എൻസിസിയിൽ ഏറ്റവുമധികം ഇഷ്ടപ്പെട്ടത് അച്ചടക്കമാണു സർ
ഇതെന്നെ കൂടുതൽ ഉത്തരവാദിത്വമുള്ള പൌരനാക്കി സർ
എൻസിസി കേഡറ്റിന്റെ ഡ്രിൽ യൂണിഫോം ഒക്കെയും വളരെ ഇഷ്ടമാണ്
എത്ര ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി എവിടെല്ലാം പോകാൻ സാധിച്ചു
ഞാൻ മൂന്നു ക്യാമ്പുകളിൽ പങ്കെടുത്തു സർ
അടുത്ത കാലത്ത് ഇന്ത്യൻ മിലിട്ടറി അക്കാദമി ഡഹ്റാഡൂണിൽ അറ്റാച്ച്മെന്റ് ക്യാമ്പിൽ പങ്കെടുക്കുകയുണ്ടായി
എത്ര ദിവസത്തേക്കുള്ളതായിരുന്നു
സർ 13 ദിവസത്തെ ക്യാമ്പായിരുന്നു സർ
കൊള്ളാം
സർ ഭാരതത്തിന്റെ സൈന്യത്തിൽ ഓഫീസറാകുന്നതെങ്ങനെ എന്ന് വളരെ അടുത്തുനിന്നു കണ്ടു സർ
അതിനുശേഷം ഭാരതീയ സൈന്യത്തിൽ ഓഫീസറാകാനുള്ള എന്റെ നിശ്ചയം കൂടുതൽ ദൃഢമായി സർ
സബാഷ്
ഞാൻ റിപ്പബ്ലിക് ഡേ പരേഡിലും പങ്കെടുക്കുകയുണ്ടായി സർ
അതെ എന്നെയും എന്റെ കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ കാര്യമായിരുന്നു
സബാഷ്
എന്നെക്കാളധികം സന്തോഷം എന്റെ അമ്മയ്ക്കായിരുന്നു സർ
ഞങ്ങൾ രാവിലെ 2 മണിക്ക് ഉണർന്ന് രാജ്പഥിൽ പരിശീലനത്തിനു പോകുമ്പോൾ ഞങ്ങളുടെ ആവേശം കാണേണ്ടതു തന്നെയായിരുന്നു
മറ്റു സേവനസംഘടനകളിലെ ആളുകൾ ഞങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു
രാജ്പഥിൽ മാർച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് രോമാഞ്ചം അനുഭവപ്പെട്ടിരുന്നു സർ
നിങ്ങൾ നാലുപേരോടും സംസാരിക്കാൻ അവസരം ലഭിച്ചു
അതും എൻസിസി ദിനത്തെക്കുറിച്ച്
എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്
കാരണം ഞാനും എന്റെ കുട്ടിക്കാലത്ത് ഗ്രാമത്തിലെ സ്കൂളിൽ എൻസിസി കേഡറ്റായിരുന്നു
അതുകൊണ്ട് അച്ചടക്കവും ഈ യൂണിഫോമും കൊണ്ട് ആത്മവിശ്വാസം എത്രയാണു വർധിക്കുന്നതെന്നും ഒരു എൻസിസി കേഡറ്റായി അനുഭവിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്
പ്രധാനമന്ത്രീജീ എനിക്കൊരു ചോദ്യമുണ്ട്
എന്താണ് ചോദിക്കൂ
തരന്നും അങ്ങും എൻസിസിയുടെ ഭാഗമായിരുന്നല്ലോ
ആരാണത് വിനോൽ ആണോ സംസാരിക്കുന്നത്
അതെ സർ അതെ
വിനോൽ ചോദിക്കൂ
അങ്ങയ്ക്ക് എപ്പോഴെങ്കിലും ശിക്ഷ ലഭിച്ചിട്ടുണ്ടോ
ചിരിച്ചുകൊണ്ട് ഇതിന്റെയർഥം നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കാറുണ്ടെന്നാണ്
ഉവ്വ് സർ
എനിക്ക് ശിക്ഷയൊന്നും ലഭിച്ചിട്ടില്ല കാരണം ഞാൻ വളരെ അച്ചടക്കം പാലിക്കുന്ന കൂട്ടത്തിലായിരുന്നു
എന്നാൽ ഒരിക്കൽ ഒരു തെറ്റിദ്ധാരണയുണ്ടായി
ക്യാമ്പിലായിരുന്നപ്പോൾ ഞാനൊരു മരത്തിൽ കയറുകയുണ്ടായി
അക്കാര്യത്തിൽ ആദ്യം തോന്നിയത് ഞാനേതോ നിയമം ലംഘിച്ചു എന്നായിരുന്നു
എന്നാൽ പട്ടത്തിന്റെ ചരടിയിൽ ഒരു പക്ഷി കുടുങ്ങിയതിനെ രക്ഷപ്പെടുത്താനായിരുന്നു അതെന്ന് പിന്നീട് എല്ലാവർക്കും മനസ്സിലായി
എന്തായാലും എന്റെ മേൽ ശിക്ഷാനടപടി ഉണ്ടാകുമെന്നാണ് ആദ്യം തോന്നിയത്
പക്ഷേ പിന്നെ എന്നെ വളരെ അഭിനന്ദിച്ചു
അങ്ങനെ അതൊരു വേറിട്ട അനുഭവമായി
സർ ഇതുകേട്ട് വളരെ ഇഷ്ടപ്പെട്ടു സർ
ഞാൻ തരന്നും ആണ് സംസാരിക്കുന്നത്
ഉവ്വ് തരന്നും പറയൂ
അങ്ങനുവദിക്കുമെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാനാഗ്രഹിക്കുന്നു
ഉവ്വ് ചോദിക്കൂ
സർ എല്ലാ ഭാരതീയരും 3 വർഷത്തിനിടയിൽ 15 ഇടങ്ങളിൽ യാത്ര പോകണമെന്ന സന്ദേശം അങ്ങ് നൽകുകയുണ്ടായി
എവിടേക്കു പോകണമെന്ന് അങ്ങ് പറഞ്ഞു തരുമോ എവിടെ പോയതാണ് അങ്ങയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്
ഹിമാലയമാണ് എനിക്ക് എന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം
എങ്കിലും നിങ്ങൾക്ക് പ്രകൃതിയോടു സ്നേഹമുണ്ടെങ്കിൽ വനം അരുവി എല്ലാമുള്ള ഒരു വേറിട്ട ചുറ്റുപാടുകളാണ് കാണേണ്ടതെങ്കിൽ വടക്കു കിഴക്കൻ ഭാരതത്തിലേക്കു പോകണം
ഉവ്വ് സർ
ഞാനെപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് വടക്ക് കിഴക്കൻ ടൂറിസം വികസിക്കും സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഗുണമുണ്ടാകും ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന സ്വപ്നത്തെ ശക്തിപ്പെടുത്താനും അതുപരിക്കും
ഉവ്വ് സർ
എന്നാൽ ഭാരതത്തിലെ എല്ലാ ഇടത്തും കാണാൻ വളരെയേറെ ഉണ്ട് പഠിക്കാനും വളരെയുണ്ട് ഒരു തരത്തിൽ ആത്മാവിനെ നിർമ്മലമാക്കുന്നതുപോലെയാണ്
പ്രധാനമന്ത്രി ജീ ഞാൻ ശ്രീഹരി സംസാരിക്കുന്നു
ഹരി പറയൂ
അങ്ങ് ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ലെങ്കിൽ ആരാകുമായിരുന്നു എന്നാണ് എനിക്കറിയേണ്ടത്
ഇതൊരു വളരെ വിഷമം പിടിച്ച ചോദ്യമാണ്
കാരണം എല്ലാ കുട്ടികളുടെയും ജീവിതത്തിൽ പല പടവുകളുമുണ്ട്
ചിലപ്പോൾ ഇതാകണമെന്നുതോന്നും മറ്റു ചിലപ്പോൾ മറ്റൊരാളാകണമെന്നു തോന്നും
എന്നാൽ സത്യത്തിൽ എനിക്ക് ഒരിക്കലും രാഷ്ട്രീയത്തിലെത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നില്ല
ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല
എന്നാൽ എത്തി
എത്തിയ സ്ഥിതിക്ക് മനസ്സും ശരീരവും രാജ്യത്തിന് പ്രയോജനപ്പെടണമെന്ന് വിചാരിക്കുന്നു
അതുകൊണ്ട് ഇപ്പോൾ ഞാനിവിടെയായിരുന്നില്ലെങ്കിൽ എവിടെ ആയിരിക്കുമായിരുന്നു എന്നത് എന്റെ ചിന്തയിൽപോലും ഇല്ല
ഇപ്പോൾ മനസ്സും ശരീരവും കൊണ്ട് എവിടെയാണോ അവിടെ മനസ്സർപ്പിച്ച് ജീവിക്കണം മനസ്സും ശരീരവും കൊണ്ട് അധ്വാനിക്കണം രാജ്യത്തിനുവേണ്ടി എല്ലുമുറിയെ പണിയെടുക്കണം
പകലെന്നും നോക്കേണ്ട രാവെന്നും നോക്കേണ്ട ഇയൊരു ലക്ഷ്യത്തോടെ ഞാൻ സ്വയം അർപ്പിച്ചിരിക്കയാണ്
പ്രധാനമന്ത്രിജീ
ങാ
അങ്ങ് പകലെല്ലാം ഇത്രയ്ക്ക് തിരക്കിലാണ്
എനിക്കറിയേണ്ടത് ടിവി കാണാനും സിനിമ കാണാനും അല്ലെങ്കിൽ പുസ്തകം വായിക്കാനുമൊക്കെ അങ്ങേക്ക് സമയം ലഭിക്കുന്നുണ്ടോ എന്നാണ്
എനിക്ക് പുസ്തകം വായിക്കുന്ന ശീലമുണ്ടായിരുന്നു
സിനിമ കാണാൻ ഒരിക്കലും താത്പര്യമേ ഇല്ലായിരുന്നു
അങ്ങനെ ടി വി കാണാൻ സാധിക്കുന്നുമില്ല
വളരെ കുറച്ചേ കാണാറുളളൂ
പണ്ട് ചിലപ്പോഴൊക്കെ ജിജ്ഞാസ കാരണം ഡിസ്കവറി ചാനൽ കണ്ടിരുന്നു
പുസ്തകങ്ങൾ വായിക്കയും ചെയ്തിരുന്നു
എന്നാൽ ഈയിടെ വായിക്കാൻ സാധിക്കാറില്ല
പിന്നെ ഗൂഗിൾ കാരണവും ശീലങ്ങൾ ദുഷിച്ചുപോയിരിക്കുന്നു
കാരണം എന്തെങ്കിലും അറിയേണ്ട ആവശ്യം വന്നാൽ വേഗം കുറുക്കുവഴി അന്വേഷിക്കയായി
അങ്ങനെ എല്ലാവരുടെയും ശീലങ്ങൾ ചീത്തയായതുപോലെ എന്റെ ശീലവും ചീത്തയായി
ശരി സുഹൃത്തുക്കളേ നിങ്ങളേവരോടും സംസാരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം നിങ്ങൾ വഴി എൻസിസിയുടെ എല്ലാ കേഡറ്റുകൾക്കും അനേകാനേകം ശുഭാശംസകൾ നേരുന്നു
വളരെ വളരെ നന്ദി സുഹൃത്തുക്കളേ നന്ദി
എല്ലാ എൻസിസി കേഡറ്റുകളും വളരെ വളരെ നന്ദി സർ താങ്ക്യൂ
താങ്ക്യൂ താങ്ക്യൂ
എല്ലാ എൻസിസി കേഡറ്റുകളും ജയ് ഹിന്ദ് സർ
ജയ് ഹിന്ദ്
എല്ലാ എൻസിസി കേഡറ്റുകളും ജയ് ഹിന്ദ് സർ
ജയ് ഹിന്ദ് ജയ് ഹിന്ദ്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ ഡിസംബർ 7 സായുധ സേനാ പതാകദിനമായി ആഘോഷിക്കപ്പെടുന്നു എന്നത് നാം ആരും തന്നെ മറക്കാൻ പാടില്ല
നാം നമ്മുടെ വീരന്മാരായ സൈനികരെ അവരുടെ പരാക്രമത്തെ അവരുടെ ബലിദാനത്തെ ഓർമ്മിക്കുകയും അവർക്കായി നമ്മുടെ പങ്ക് നൽകുകയും ചെയ്യുന്ന ദിനമാണത്
ആദരമനോഭാവം കൊണ്ടു മാത്രം കാര്യം നടക്കില്ല
പങ്കുചേരലും ആവശ്യമാണ് ഡിസംബര് 7 ന് എല്ലാവരും മുന്നോട്ടു വരണം
എല്ലാവരുടെയും പക്കൽ അന്ന് സായുധ സേനാ പതാക ഉണ്ടായിരിക്കണം എല്ലാവരും തങ്ങളുടെ പങ്ക് നൽകുകയും വേണം
ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ സായുധ സൈനികരുടെ അപാരമായ സാഹസം ശൌര്യം സമർപ്പണമനോഭാവത്തോട് കൃതജ്ഞത വ്യക്തമാക്കാം വീരന്മാരായ സൈനികരെ സ്മരിക്കാം
പ്രിയപ്പെട്ട ജനങ്ങളേ ഭാരതത്തിൽ ഫിറ്റ് ഇന്ത്യാ പ്രസാഥാനവുമായി നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടാകും
സിബിഎസ്സി ഫിറ്റ് ഇന്ത്യാ വാരാഘോഷത്തിന്റെ വളരെ അഭിനന്ദനാർഹമായ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്
സ്കൂളുകൾക്ക് ഫിറ്റ് ഇന്ത്യാ വീക്ക് ഡിസംബർ മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും ആഘോഷിക്കാം
ഇതിൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് പല പരിപാടികളും നടത്തേണ്ടതുണ്ട്
ക്വിസ് ഉപന്യാസ രചന ചിത്രരചന പരമ്പരാഗതവും പ്രാദേശികവുമായ കളികൾ യോഗാസനം നൃത്തം കളികൾ മത്സരങ്ങളെല്ലാം പെടും
ഫിറ്റ് ഇന്ത്യാ വാരത്തിൽ വിദ്യാർഥികൾക്കൊപ്പം പല അധ്യാപകർക്കും അച്ഛനമ്മമാർക്കും പങ്കെടുക്കാവുന്നതാണ്
എന്നാൽ ഫിറ്റ് ഇന്ത്യാ എന്നാൽ കേവലം ബുദ്ധികൊണ്ടുള്ള കസർത്തോ കടലാസിലെ കസർത്തോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ഫിറ്റ്നസ് ആപ് നോക്കിക്കൊണ്ടിരിക്കലോ മാത്രമല്ല എന്നു മറക്കരുത്
അതുപോരാ വിയർപ്പൊഴിക്കണം
ആഹാരശീലങ്ങൾ മാറ്റണം
കൂടുതലും കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ശീലമുണ്ടാക്കണം
എല്ലാ സ്കൂളുകളും ഡിസംബർ മാസത്തിൽ ഫിറ്റിന്ത്യാ വാരം ആഘോഷിക്കണമെന്ന് ഞാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്കൂൾ വിദ്യാഭ്യാസ ബോർഡുകളോടും സ്കൂൾ മാനേജ്മെന്റുകളോടും അഭ്യർഥിക്കുന്നു
അതിലൂടെ ഫിറ്റ്നസ് ന്റെ ശീലം നമ്മുടെയെല്ലാം ദിനചര്യയുടെ ഭാഗമാകും
ഫിറ്റ് ഇന്ത്യാ പ്രസ്ഥാനത്തിൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ റാങ്കിംഗിനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്
ഇതിലൂടെ റാങ്കിംഗ് നേടുന്ന എല്ലാ സ്കൂളുകൾക്കും ഫിറ്റ് ഇന്ത്യാ ലോഗോയും പതാകയും ഉപയോഗിക്കാനാകും
ഫിറ്റിന്ത്യാ പോർട്ടലിൽ കടന്ന് സ്കൂളിലന് സ്വയം ഫിറ്റ് എന്നു പ്രഖ്യാപിക്കാവുന്നതാണ്
ഫിറ്റ് ഇന്ത്യാ ത്രീ സ്റ്റാർ ഫിറ്റ് ഇന്ത്യാ ഫൈവ് സ്റ്റാർ റേറ്റിംഗുകളും നല്കുന്നതാണ്
എല്ലാ സ്കൂളുകളും ഫിറ്റിന്ത്യാ റാങ്കിംഗിൽ പങ്കെടുക്കണമെന്നും ഫിറ്റ് ഇന്ത്യ സ്വഭാവികമായ സ്വഭാവമായി മാറണമെന്നും ഞാൻ അഭ്യർഥിക്കുന്നു
ഇതൊരു ജനമുന്നേറ്റമാകണം
ഉണർവ്വുണ്ടാകണം അതിനായി പ്രയത്നിക്കണം
പ്രിയപ്പെട്ട ജനങ്ങളേ നമ്മുടെ രാജ്യം വളരെ വിശാലമാണ്
വളരെയധികം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്
പല കാര്യങ്ങളും സ്വാഭാവികമായും നമ്മുടെ ശ്രദ്ധയിൽ പോലും പെടാത്തവിധം പുരാതനമാണ്
അതുപോലെ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനാഗ്രഹിക്കുന്നു
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് മൈ ജിഒവി യിൽ ഒരു അഭിപ്രായം എന്റെ ദൃഷ്ടിയിൽ പെട്ടു
അത് അസമിലെ നൌഗാവിലുള്ള ശ്രീമാൻ രമേശ് ശർമ്മ എഴുതിയതായിരുന്നു
അദ്ദേഹം ബ്രഹ്മപുത്ര നദിയിൽ ഒരു ഉത്സവം നടക്കുന്നു എന്നെഴുതി
അതിന്റെ പേര് ബ്രഹ്മപുത്ര പുഷ്കർ എന്നാണ്
നവംബർ 4 മുതൽ നവംബർ 16 വരെയായിരുന്നു ഈ ഉത്സവം
ഈ ബ്രഹ്മപുത്ര പുഷ്കറിൽ പങ്കെടുക്കുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം ആളുകൾ ഒരുമിച്ചുകൂടുന്നു
ഇതുകേട്ട് നിങ്ങൾക്കും ആശ്ചര്യം തോന്നുന്നില്ലേ അതെ ഇതാണു കാര്യം
മുഴുവൻ കാര്യവും കേട്ടാൽ നിങ്ങൾക്കും ആശ്ചര്യമുണ്ടാകും വിധമാണ് നമ്മുടെ പൂർവ്വികർ ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത്
എന്നാൽ ഇതെക്കുറിച്ച് എത്രത്തോളം പ്രചാരം ആവശ്യമുണ്ടോ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഇതെക്കുറിച്ച് അറിയേണ്ടതുണ്ടോ അത്രയും ഉണ്ടാകുന്നില്ല എന്നതാണ് ദുർഭാഗ്യപൂർണ്ണമായ കാര്യം
ഈ ആഘോഷമാകെയും ഒരു തരത്തിൽ ഒരു രാജ്യം ഒരു സന്ദേശം നാമെല്ലാം ഒന്ന് എന്ന വികാരം നിറയ്ക്കുന്നതാണ് ആ വികാരം ശക്തിപ്പെടുത്തുന്നതാണ് എന്നതാണ് സത്യം
ആദ്യമായി രമേശ്ജിയ്ക്ക് വളരെ വളരെ നന്ദി
അങ്ങ് മൻ കീ ബാത്തിലൂടെ രാജ്യത്തെ ജനങ്ങളോട് ഈ കാര്യം പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു
ഇത്രയും മഹത്തായ കാര്യത്തെക്കുറിച്ച് വ്യാപകമായ ചർച്ചകളോ പ്രചാരമോ ഉണ്ടാകുന്നില്ലെന്നതിൽ വേദനയും വ്യക്തമാക്കി
അങ്ങയുടെ വേദന എനിക്കു മനസ്സിലാകും
രാജ്യത്തെ അധികമാളുകൾക്കും ഇതെക്കുറിച്ച് അറിയുകയില്ല
ആരെങ്കിലും ഇതിനെ ഇന്റർനാഷണൽ റിവർ ഫെസ്റ്റിവൽ എന്നു പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചു മഹത്തായ വാക്കുകൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ അതെക്കുറിച്ച് തീർച്ചയായും ചർച്ച നടത്തുമായിരുന്ന കുറച്ചാളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അതിലൂടെ പ്രചാരവും ലഭിക്കുമായിരുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ പുഷ്കരം പുഷ്കരാൽ പുഷ്കരഃ എന്നീ വാക്കുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ പറയാം
ഇത് രാജ്യത്തെ 12 വിവിധ നദികളിൽ നടക്കുന്ന ഉത്സവങ്ങളുടെ പല പേരുകളാണ്
ഓരോ വർഷവും രാജ്യത്തെ ഒരു നദിയിൽ എന്ന കണക്കിന് 12 നദികളിൽ നടക്കുന്ന ആഘോഷമാണിത്
അതായത് ഒരു നദിയിലെ ആഘോഷം ഒരിക്കൽ കഴിഞ്ഞാൽ പിന്നെ 12 വർഷം കഴിഞ്ഞാണ് അവിടെ വീണ്ടും ആഘോഷം വരുക
കൂടാതെ ഈ ഉത്സവം രാജ്യത്തെ വിവിധ കോണുകളിലുള്ള 12 നദികളിലാണു നടത്തുന്നത്
ഓരോ നദികളിലായി ഇത് 12 ദിവസമാണ് നടക്കുക
കുംഭമേളപോലെ ഈ ഉത്സവം ദേശീയ ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതം എന്നത് കാട്ടിത്തരുന്നു
ഇതുപോലെ നദിയുടെ മാഹാത്മ്യം നദിയുടെ അഭിമാനം ജീവിതത്തിൽ നദിയുടെ മാഹാത്മ്യം സ്വാഭാവികതയോടെ പ്രകടമാകുന്ന ഒരു ഉത്സവമാണ് പുഷ്കരം
നമ്മുടെ പൂർവ്വികർ പ്രകൃതിക്ക് പരിസ്ഥിതിക്ക് ജലത്തിന് ഭൂമിക്ക് കാടിന് വളരെ പ്രാധാന്യമേകി
അവർ നദിയുടെ പ്രാധാന്യം മനസ്സിലാക്കി സമൂഹത്തിന് നദിയോട് സകാരാത്മകമായ വികാരം എങ്ങനെ ഉണ്ടാകണം ഒരു സംസ്കാരം എങ്ങനെ ഉണ്ടാകണം നദിയുമായി ഒരു സാംസ്കാരിക ധാര നദിയുമായി സമൂഹത്തെ ബന്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം ഇത് നിരന്തരം നടന്നുപോന്നിട്ടുണ്ട്
സമൂഹം നദിയുമായും ബന്ധപ്പെട്ടു പരസ്പരവും ബന്ധപ്പെട്ടു എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം
കഴിഞ്ഞ വർഷം തമിഴ്നാട്ടിലെ താമ്രപർണി നദിയിൽ പുഷ്കരം നടക്കുകയുണ്ടായി
ഈ വർഷം അത് നടന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് വരും വർഷത്തിൽ തുംഗഭദ്രാ നദിയിൽ ആന്ധ്രപ്രദേശിലും തെലുങ്കാനയിലും കർണ്ണാടകയിലും നടക്കും
ഒരു തരത്തിൽ നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് സ്ഥലങ്ങളിലേക്കുമുള്ള യാത്ര ഒരു ടൂറിസ്റ്റ് സർക്യൂട്ട് ആയും നടത്താവുന്നതാണ്
രാജ്യമെങ്ങും നിന്നെത്തിയ തീർഥയാത്രക്കാരെ വളരെ മനോഹരമായി സത്കരിച്ച അസമിലെ ജനങ്ങളുടെ ഉത്സാഹത്തെയും ആതിഥ്യത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു
സംഘാടകർ ശുചിത്വത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വച്ചു
പ്ലാസ്റ്റിക് ഫ്രീ സോൺ നിശ്ചയിച്ചു
അവിടവിടെയായി ബയോ ടോയ്ലറ്റുകൾ ഏർപ്പാടാക്കി
നദികളോട് ഇങ്ങനെയുള്ള വികാരം ഉണർത്താനുള്ള ഇത്തരം ആയിരക്കണക്കിന് വർഷം പുരാതനമായ നമ്മുടെ ഉത്സവം വരും തലമുറയെക്കുടീ കൂട്ടിയിണക്കട്ടെ
പ്രകൃതി പരിസ്ഥിതി ജലം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വിനോദയാത്രയുടെയും ഭാഗമാകട്ടെ ജീവിതത്തിന്റെയും ഭാഗമാകട്ടെ
പ്രിയപ്പെട്ട ജനങ്ങളേ നമോ ആപ് ൽ മധ്യപ്രദേശിൽ നിന്നുള്ള മകൾ ശ്വേത എഴുതുന്നു സർ ഞാൻ 9ാം ക്ലാസിൽ പഠിക്കുന്നു
എന്റെ ബോർഡ് പരീക്ഷയ്ക്ക് ഒരു വർഷത്തെ സമയം ബാക്കിയുണ്ട്
ഞാൻ വിദ്യാർഥികളോടും പരീക്ഷാർഥികളോടും അങ്ങയുടെ സംഭാഷണം നിരന്തരം കേൾക്കാറുണ്ട്
ഞാനിത് അങ്ങയ്ക്ക് എഴുതുന്നത് അടുത്ത പരീക്ഷാ ചർച്ച എന്നായിരിക്കും എന്ന് അങ്ങ് പറയാത്തതുകൊണ്ടാണ്
അങ്ങ് എത്രയും വേഗം അത് നടത്തൂ
സാധിക്കുമെങ്കിൽ ജനുവരിയിൽത്തന്നെ ആ പരിപാടി നടത്തണം
സുഹൃത്തുക്കളേ മൻ കീ ബാത് ന്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവുമധികം ഇഷ്ടപ്പെട്ടത് ഇതാണ്
എന്റെ യുവ സുഹൃത്തുക്കൾ എത്രത്തോളം അധികാരത്തോടും സ്നേഹത്തോടും പരാതി പറയുന്നു ആജ്ഞ തരുന്നു നിർദ്ദേശം തരുന്നു എന്നുള്ളതാണ്
ഇതുകണ്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു
ശ്വേതാജീ മകൾ വളരെ ശരിയായ സമയത്താണ് ഈ വിഷയം മുന്നോട്ടു വച്ചിരിക്കുന്നത്
പരീക്ഷകൾ വരുകയാണ് അതുകൊണ്ട് എല്ലാ വർഷത്തെയും പോലെ നമുക്ക് പരീക്ഷയെക്കുറിച്ച് ചർച്ചയും നടത്തണം
ഈ ചർച്ചാ പരിപാടി കുറച്ചു നേരത്തേ നടത്തണമെന്നു ശ്വേത പറഞ്ഞതു ശരിതന്നെയാണ്
കഴിഞ്ഞ പരിപാടിക്കു ശേഷം പല ആളുകളും ഇത് കൂടുതൽ ഗുണവത്താക്കുന്നതിന് തങ്ങളുടെ നിർദ്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വൈകിയാണു നടന്നത് പരീക്ഷ വളരെ അടുത്ത് എത്തിയിരുന്നു എന്ന് പരാതികളും അയച്ചിട്ടുണ്ട്
ഈ പരിപാടി ജനുവരിയിൽ നടത്തണമെന്ന ശ്വേതയുടെ അഭിപ്രായം വളരെ നല്ലതാണ്
മാനവശേഷി മന്ത്രാലയവും മൈ ജിഒവി യുടെ ടീമും ഒരുമിച്ച് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കയാണ്
ഇപ്രാവശ്യം പരീക്ഷയെക്കുറിച്ചുള്ള ചർച്ച ജനവരി ആരംഭത്തിൽ അല്ലെങ്കിൽ മധ്യത്തിൽ നടത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ്
രാജ്യമെങ്ങുമുള്ള വിദ്യാർഥികൾക്കും കൂട്ടുകാർക്കും രണ്ട് അവസരങ്ങൾ ലഭിക്കും
ഒന്നാമത്തേത് തങ്ങളുടെ സ്കൂളിൽ നിന്നുതന്നെ ഈ പരിപാടിയുടെ ഭാഗമാകുക
രണ്ടാമതായി ഇവിടെ ദില്ലിയിൽ നടക്കുന്ന പരിപാടികൾ പങ്കെടുക്കുക
ദില്ലിയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ രാജ്യമെങ്ങും നിന്നുള്ള വിദ്യാർഥികളെ തിരഞ്ഞെടുക്കുന്നത് മൈ ജിഒവി വഴിയാണ്
സുഹൃത്തുക്കളേ നമുക്ക് ഒന്നുചേർന്ന് പരീക്ഷയെക്കുറിച്ചുള്ള ഭയത്തെ ഓടിക്കണം
എന്റെ യുവ സുഹൃത്തുക്കൾ പരീക്ഷയുടെ സമയത്ത് ചിരിച്ചുകളിച്ചിരിക്കുന്നതു കാണണം മാതാപിതാക്കൾ മാനസികസമ്മർദ്ദമില്ലാത്തവരായിരിക്കണം അധ്യാപകർ സമാധാനത്തോടെയിരിക്കണം എന്നെല്ലാമുള്ള ലക്ഷ്യത്തോടെ കഴിഞ്ഞ പല വർഷങ്ങളായി നാം മൻ കീ ബാത്തിലൂടെ ടൌൺ ഹാളിലൂടെയോ അല്ലെങ്കിൽ എക്സാം വാരായേഴ്സ് എന്ന പുസ്തകത്തിലൂടെയോ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കയാണ്
ഈ ദൌത്യത്തെ രാജ്യമെങ്ങുമുള്ള വിദ്യാർഥികൾ മാതാപിതാക്കൾ അധ്യാപകർ പ്രോത്സാഹനമേകിയതിൽ ഞാൻ അവരോടു നന്ദിയുള്ളവനാണ്
വരാൻപോകുന്ന പരീക്ഷാചർച്ച പരിപാടി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു
സുഹൃത്തുക്കളേ 2010 ൽ അയോധ്യ വിഷയത്തെക്കുറിച്ച് അലാഹാബാദ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയെക്കുറിച്ചു കഴിഞ്ഞ മൻ കീ ബാത് ൽ നാം ചർച്ച ചെയ്തിരുന്നു
രാജ്യം അന്ന് തീരുമാനം വരുന്നതിനു മുമ്പും തീരുമാനം വന്നശേഷവും എത്ര ശാന്തിയും സാഹോദര്യം നിലനിർത്തി എന്ന് ഞാൻ പറയുകയുണ്ടായി
ഇപ്രാവശ്യവും നവംബർ 9ന് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ 130 കോടി ഭാരതീയർ അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യനന്മയെക്കാൾ വലുതായി ഒന്നുമില്ലെന്ന് വീണ്ടും തെളിയിച്ചു
രാജ്യത്ത് ശാന്തിയും ഐക്യവും സന്മനോഭാവത്തിനുമുള്ള വില സർവ്വോപരിയാണ്
രാമക്ഷേത്രത്തെക്കുറിച്ച് തീരുമാനം വന്നപ്പോൾ രാജ്യം മുഴുവൻ അത് തുറന്ന മനസ്സോടെ സ്വീകരിച്ചു
തീർത്തും സ്വഭാവികതയോടെയും ശാന്തിയോടെയും അംഗീകരിച്ചു
ഇന്ന് മൻ കീ ബാത്ലൂടെ ഞാൻ ജനങ്ങളോട് നന്ദി പറയുന്നു
അവർ വളരെ ക്ഷമയും സംയമനവും പക്വതയും കാട്ടിയതിൽ വിശേഷാൽ കൃതജ്ഞത വ്യക്തമാക്കാനാഗ്രഹിക്കുന്നു
ഒരു വശത്ത് ദീർഘകാലത്തിനുശേഷം നിയമപ്പോരാട്ടം അവസാനിച്ചിരിക്കയാണ്
മറുവശത്ത് നീതിപീഠത്തോടുള്ള രാജ്യത്തിന്റെ ആദരവും ഏറിയിരിക്കുന്നു
ശരിയായ അർഥത്തിൽ ഈ തീരുമാനം നമ്മുടെ നീതിപീഠത്തെ സംബന്ധിച്ചിടത്തോളവും ഒരു നാഴികക്കല്ലാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു
സുപ്രീം കോടതിയുടെ ഈ ചരിത്ര വിധിക്കുശേഷം ഇപ്പോൾ രാജ്യം പുതിയ പ്രതീക്ഷകളും പുതിയ ആശയാഭിലാഷങ്ങളുമായി പുതിയ പാതയിലൂടെ പുതിയ ലക്ഷ്യത്തോടെ മുന്നേറുകയാണ്
നവഭാരതം ഈ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ശാന്തിയോടും ഐക്യത്തോടും സന്മനോഭാവത്തോടും കൂടി മുന്നേറണമെന്നാണ് എന്റെ ആഗ്രഹം നമ്മുടെ ഏവരുടെയും ആഗ്രഹം
പ്രിയപ്പെട്ട ജനങ്ങളേ നമ്മുടെ സംസ്കാരവും ഭാഷകളും ലോകത്തിനുമുഴുവൻ വൈവിധ്യത്തിൽ ഏകതയുടെ സന്ദേശമാണ് നല്കുന്നത്
130 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് കോസ് കോസ് പർ പാനി ബദലേ ഔര ചാർ കോസ പർ വാണി നാഴികയ്ക്കു നാഴികയ്ക്കു വെള്ളം മാറും നാലു നാഴികയ്ക്കു ഭാഷമാറും എന്നു പറയപ്പെട്ടിരുന്നു
നമ്മുടെ ഭാരതഭൂമിയിൽ നൂറു കണക്കിന് ഭാഷകൾ നൂറ്റാണ്ടുകളായി പൂത്തുലഞ്ഞിട്ടുണ്ട്
എന്നാൽ ഭാഷകളും നാടൻഭാഷകളും ഇല്ലാതെയാകുമോ എന്ന കാര്യത്തിലും നാം വേവലാതിപ്പെടേണ്ടതുണ്ട്
കഴിഞ്ഞ ദിവസം എനിക്ക് ഉത്തരാഖണ്ഡിലെ ധാർചുലയിലെ കഥ വായിക്കാൻ ലഭിക്കയുണ്ടായി
എനിക്ക് വളരെ സന്തോഷം തോന്നി
എങ്ങനെയാണ് ആളുകൾ തങ്ങളുടെ ഭാഷകളെ വളർത്താനായി മുന്നോട്ടു വരുന്നത് എന്നെനിക്കു മനസ്സിലായി
പുതുമയാർന്ന ചുവടുവയ്പ്പുകളാണ് ജനങ്ങൾ നടത്തുന്നത്
ഒരു കാലത്ത് ഞാൻ ധാർചുലയിൽ പോക്കുവരവും താമസവുമൊക്കെ നടത്തിയിരുന്നതുകൊണ്ടാണ് ധാർചുലയുടെ കാര്യത്തിൽ എന്റെ ശ്രദ്ധ പതിഞ്ഞത്
അപ്പുറത്ത് നേപ്പാൾ ഇപ്പുറത്ത് കാളിഗംഗാ സ്വാഭാവികമായും ധാർചുല എന്നു കേട്ടയുടൻ ഈ വാർത്തയിൽ എന്റെ ശ്രദ്ധപതിഞ്ഞു
പിഥോർഗഡിലെ ധാർചുലയിൽ രംഗ സമുദായത്തിൽപെട്ട വളരെ ആളുകളുണ്ടായിരുന്നു
അവരുടെ പരസ്പരം സംഭാഷണത്തിന്റെ ഭാഷ രംഗലോ ആണ്
അവരുടെ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നുവെന്നതിൽ അവർ വളരെ ദുഃഖിച്ചിരുന്നു
പിന്നെന്താ ഒരു നാൾ അവർ തങ്ങളുടെ ഭാഷയെ രക്ഷിക്കാനുള്ള നിശ്ചയമെടുത്തു
നോക്കിയിരിക്കെ ഈ ദൌത്യത്തിൽ രംഗ സമുദായത്തിലെ ആളുകൾ ഒത്തുചേരുവാൻ തുടങ്ങി
ഈ സമുദായത്തിൽപെട്ട ആളുകളുടെ സംഖ്യ എണ്ണത്തിലൊതുങ്ങുന്നതാണെന്നതിൽ നിങ്ങൾക്ക് അദ്ഭുതം തോന്നും
പതിനായിരം ഉണ്ടാകുമെന്ന് വെറുതെ ഊഹിക്കാം
എന്നാൽ രംഗ ഭാഷയെ രക്ഷിക്കാൻ എല്ലാവരും ഒത്തുചേർന്നു 84 വയസ്സുള്ള വയോവൃദ്ധനായ ദീവാൻ സിംഗാണെങ്കിലും 22 വയസ്സുള്ള യുവ പ്രൊഫസർ വൈശാലീ ഗർബ്യാൽ ആണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും എല്ലാവരും തങ്ങളാൽ സാധിക്കുന്ന ശ്രമം തുടങ്ങി
ഈ ദൌത്യത്തിൽ സോഷ്യൽ മീഡിയയെയും വളരെ ഉപയോഗിച്ചു
പല വാട്സ് ആപ് ഗ്രൂപ്പുകളും ഉണ്ടായി
നൂറുക്കണക്കിന് ആളുകളെ അതുമായി ബന്ധിപ്പിച്ചു
ഈ ഭാഷയ്ക്ക് വിശേഷാൽ ലിപിയില്ല
സംഭാഷണത്തിലൂടെയാണ് അത് നിലനിന്നുപോന്നത്
ആളുകൾ കഥകളും കവിതകളും ഗാനങ്ങളും പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി
പരസ്പരം തെറ്റുകൾ തിരുത്തുവാൻ തുടങ്ങി
ഒരു തരത്തിൽ വാട്സ് ആപ് ക്ലാസ് റൂമായി മാറി
എല്ലാവരും അധ്യാപകരുമായി വിദ്യാർഥികളുമായി
ഇങ്ങനെ രംഗലോക് ഭാഷയെ സംരക്ഷിക്കാനുള്ള ശ്രമം നടക്കുകയാണ്
പല തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നു പത്രിക പ്രസിദ്ധീകരിക്കുന്നു
ഇക്കാര്യത്തിൽ സാമൂഹിക സംഘടനകളുടെയും സഹായം ലഭിക്കുന്നു
സുഹൃത്തുക്കളേ ഐക്യരാഷ്ട്ര സഭ 2019 അതായത് നടപ്പുവർഷം തദ്ദേശീയ ഭാഷകളുടെ അന്താരാഷ്ട്ര വർഷമായി പ്രഖ്യാപിച്ചിരിക്കയാണ് എന്നതാണ് വിശേഷാൽ കാര്യം
അതായത് ഇല്ലാതെയാകലിന്റെ വക്കത്തെത്തിയ ഭാഷകളെ സംരക്ഷിക്കുന്ന കാര്യത്തിന് പ്രധാന്യം നല്കിയിരിക്കുന്നു
നൂറ്റമ്പതു വർഷം മുമ്പ് ആധുനിക ഹിന്ദിയുടെ പിതാവ് ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ പറയുകയുണ്ടായി
നിജ് ഭാഷാ ഉന്നതി അഹൈ സബ് ഉന്നതി കോ മൂൽ
ജ്ഞാന് കേ മിടത് ന ഹിയ കോ സൂൽ
അതായത് മാതൃഭാഷാജ്ഞാനമില്ലാതെ പുരോഗതി അസാധ്യമാണ് എന്ന്
അതുകൊണ്ട് രംഗ സമുദായത്തിന്റെ ഈ തുടക്കം ലോകത്തിനു മുഴുവൻ വഴികാട്ടിയാണ്
നിങ്ങളും ഈ കഥയിൽ നിന്ന് പ്രേരണ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഇന്നുമുതൽ തന്നെ സ്വന്തം മാതൃഭാഷ അല്ലെങ്കിൽ സംസാരഭാഷ സ്വയം ഉപയോഗിക്കൂ
കുടുംബത്തെയും സമൂഹത്തെയും അതിനു പ്രേരിപ്പിക്കൂ
പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് മഹാകവി സുബ്രഹ്മണ്യ ഭാരതിജി തമിഴിൽ ഒരു കാര്യം പറയുകയുണ്ടായി
അതും നമുക്ക് വളരെ പ്രേരണയേകുന്നതാണ്
മുപ്പതുകോടി മുഗമുടൈയാൾ
ഉയിർ മെയ്പുരം ഒന്തുടൈയാൾ
ഇവൾ സെപ്പുമൊഴി പതിനെട്ടുടൈയാൾ
എനിൽ സിന്ദനൈ ഒന്തുടൈയാൾ
ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തെ പകുതിയിലെ കാര്യമാണ്
അദ്ദേഹം പറഞ്ഞത് ഭാരതമാതാവിന് 30 കോടി മുഖങ്ങളുണ്ട് എന്നാൽ ശരീരം ഒന്നാണ്
18 ഭാഷകൾ സംസാരിക്കുന്നെങ്കിലും ചിന്ത ഒന്നാണ് എന്നാണ്
പ്രിയപ്പെട്ട ജനങ്ങളേ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് വളരെ വലിയ സന്ദേശം നല്കുന്നു
ഇപ്പോൾ കണ്ടില്ലേ സ്കൂബാ ഡൈവേഴ്സിനെക്കുറിച്ച് ഒരു കാര്യം വായിക്കയായിരുന്നു
എല്ലാ ഭാരതീയർക്കും പ്രേരണയേകുന്ന ഒരു കഥയാണ്
വിശാഖപട്ടണത്ത് ജലത്തിൽ മുങ്ങുന്നതിന് പരിശീലനം നല്കുന്ന സ്കൂബാ ഡൈവേഴ്സ് ഒരു ദിവസം മംഗമാരിപ്പേട്ട ബീച്ചിൽ സമുദ്രത്തിൽ ഒഴുകിനടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളും കവറുകളും കണ്ടു
അത് പെറുക്കി മാറ്റുന്നതിനിടയിൽ അവർക്ക് കാര്യം ഗൌരവമുള്ളതാണെന്നു തോന്നി
നമ്മുടെ സമുദ്രം എത്ര വേഗമാണ് ചവറുകൾ കൊണ്ട് നിറയുന്നതെന്ന് അവരുടെ ശ്രദ്ധയിൽ പെട്ടു
കഴിഞ്ഞ പല ദിവസങ്ങളായിൽ ഈ മുങ്ങലുകാർ സമുദ്രത്തിൽ തീരത്തുനിന്ന് ഏകദേശം 100 മീറ്റർ ദൂരേക്കു പോവുകയും ആഴത്തിൽ മുങ്ങി അവിടെയുള്ള ചവറുകൾ തീരത്തെത്തിക്കുകയും ചെയ്യുന്നു
13 ദിവസങ്ങൾ കൊണ്ട് അതായത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 4000 കിലോയിലധികം പ്ലാസ്റ്റിക് മാലിന്യം അവർ സമുദ്രത്തിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്
ഈ മുങ്ങൽ വിദഗ്ധരുടെ ചെറിയ തുടക്കം ഒരു വലിയ മുന്നേറ്റമായി മാറുകയാണ്
ഇവർക്ക് ഇപ്പോൾ ആ പ്രദേശത്തുള്ള മറ്റാളുകളുടെയും സഹകരണം ലഭിക്കുന്നുണ്ട്
ഈ മുങ്ങൽകാരിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് നമുക്കും നമ്മുടെ ചുറ്റുപാടുകളെ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് മുക്തമാക്കാം എന്നു നിശ്ചയിച്ചുകൂടേ
പിന്നെ പ്ലാസ്റ്റിക് മുക്ത ഭാരതത്തിന് ലോകത്തിനുമുഴുവൻ മുന്നിൽ ഒരു പുതിയ ഉദാഹരണം കാഴ്ചവയ്ക്കാനാകും
പ്രിയപ്പെട്ട ജനങ്ങളേ രണ്ടു ദിവസം കഴിഞ്ഞാൽ നവംബർ 26 ആണ്
ഈ ദിനം രാജ്യത്തിനു മുഴുവൻ വിശേഷപ്പെട്ടതാണ്
നമ്മുടെ റിപ്പബ്ലിക്കിന് വിശേഷാൽ പ്രധാനമാണ്
കാരണം ഈ ദിവസം നാം ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നു
ഇപ്രാവശ്യത്തെ ഭരണഘടനാദിനം കൂടുതൽ വിശേഷപ്പെട്ടതാണ് കാരണം ഇപ്രാവശ്യം ഭരണഘടന അംഗീകരിക്കപ്പെട്ടിട്ട് 70 വർഷമാവുയാണ്
ഇപ്രാവശ്യം ഇതോടനുബന്ധിച്ച് പാർലമെന്റിൽ വിശേഷാൽ സമ്മേളനമുണ്ടാകും പിന്നീട് വർഷം മുഴുവൻ രാജ്യമെങ്ങും നിരവധി പരിപാടികളുണ്ടാകും
വരൂ ഈ അവസരത്തിൽ നമുക്ക് ഭരണഘടനാ നിർമ്മാണസഭയിലെ എല്ലാവരെയും ആദരവോടംടെ നമിക്കാം നമ്മുടെ ആദരവ് സമർപ്പിക്കാം
ഓരോ പൌരന്റെയും അധികാരവും മാനവും രക്ഷിക്കുന്നതാണ് നമ്മുടെ ഭരണഘടന
ഇത് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ ദീർഘവീക്ഷണം കാരണം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുള്ളതാണ്
ഭരണഘടനാദിനം നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങളെ നിലനിർത്തുന്നതിനും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കുവഹിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ബലപ്പെടുത്തുന്നതുമാകട്ടെ
ഈ സ്വപ്നമാണല്ലോ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളും കണ്ടത്
പ്രിയപ്പെട്ട ജനങ്ങളേ തണുപ്പുകാലം ആരംഭിച്ചു
ചെറിയ തണുപ്പുതോന്നിത്തുടങ്ങിയിട്ടുണ്ട്
ഹിമാലയത്തിന്റെ ചില ഭാഗങ്ങൾ മഞ്ഞിന്റെ പുതപ്പണിയാൻ തുടങ്ങിയിരിക്കുന്നെങ്കിലും ഈ കാലാവസ്ഥ ഫിറ്റിന്ത്യാ പ്രസ്ഥാനത്തിന്റേതാണ്
നിങ്ങൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരും ഈ അവസരം നഷ്ടപ്പെടുത്തരുത്
ഫിറ്റ് ഇന്ത്യാ പ്രസ്ഥാനം മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് കാലാവസ്ഥയെ മതിയാവോളം പ്രയോജനപ്പെടുത്തൂ
അനേകം ശുഭാശംസകൾ വളരെ വളരെ നന്ദി